പിന്നെ altitude ഭയങ്കര high ആണ് അപ്പൊ അതിന്റെതായ tension ഉണ്ടായിരുന്നു മകൻ ഉള്ളത് കൊണ്ട് പക്ഷെ ഏർ ഭാഗ്യവശാൽ ഏർ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല

ഈ monsoon വേറൊരു കാര്യം ചോദിച്ചുകഴിഞ്ഞാ monsoon എനിക്കറിയാം കേരളത്തിൽ monsoon ഏറ്റവും beautiful time ആണ് monsoon സമയത്ത് visit എയ്യാ എല്ലാ പുഴകളും നിറഞ്ഞ് ഒഴുകുന്ന സമയാണ് ഏർ പ്രത്യേകിച്ച് monsoon ആസ്വദിക്കണേൽ കേരളത്തിക്ക് വരണം എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാംപറഞ്ഞ് കേട്ടിട്ടുണ്ട് സംഭവം ഞാൻ കേരളീയൻ ആണെങ്കിലും അവിടേക്ക് വരാൻ സാധികാത്തത് കൊണ്ട് അത് എൻ്റെ ഒരു ഏർ എനിക്കൊരു വെഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇണ്ട്

പണ്ടൊക്കെ ഏർ ജൂൺ മുതലൊക്കെയാണ് ഏർ monsoon start എയ്തിരുന്നെ ഇപ്പൊ ഏർ ഇപ്പൊരു climate change അല്ലേൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് ഒരു ഏർ ഒരു മെയ് പകുതി തൊട്ടോ അല്ലെങ്കി മെയ് ആദ്യം തൊട്ടേ ഇപ്പൊ മഴ തുടങ്ങുന്നുണ്ട് അതൊരു ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ അപ്പി ഏർ വളരെ അധികം അതിന്റെ ഏർ ഏറ്റവും ഏർ നല്ല അവസ്ഥയിലേക്ക് പെയ്യുന്നുണ്ട് ഏർ മൂന്നാല് വർഷം മുമ്പ് അല്ലെങ്കി രണ്ട് വർഷം വരെ കേരളം വളരെ അധികം ഈ കാലാവസ്ഥയുടെ വളരെ അധികം ഉം മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്ന് പോയതാണ് കാരണം പ്രളയം പോലെ ഉള്ള സംഭവങ്ങൾ താങ്കൾ വായിച്ചിട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും

പ്രളയം വന്നു അത് എന്ത് കൊണ്ട് ആയിരിക്കാം നിങ്ങളുടെ അടിസ്ഥാനത്തി എന്താണ് അതിൻ്റെ പ്രധാന reason അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ഈ ആധികാരികമായി പറയാൻ ഞാൻ ഏർ ഒരു ഏർ സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അതിനെ പറ്റി ആധികാരികമായി പറയാൻ എനിക്കറിയില്ല കാരണം അഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടന്ന് കൊണ്ടിരിക്കാണ് എന്ത്‌ കൊണ്ടാണ് കേരളത്തിൽ ഏർ രു ഒരു പ്രളയം പോലെയുള്ള സംഭവം നടന്നതെന്ന് കാരണം ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനാണ് കേരളം ഏർ മാത്രമല്ല ഏർ നാല്പത്തിനാല് നദികളും ഒക്കെ ആയി വളരെ അധികം മനോഹരമായി പോകുന്ന ഏർ വളരെ അധികം പച്ച ഹരിത ഹരിതാപകരമായിട്ടുള്ളൊരു ഏർ ഒരു ഏർ state ആണ് പക്ഷെ ഏർ ഈ കഴിഞ്ഞ അഹ് മൂന്നു വർഷമായിട്ട് പ്രളയത്തിന്റെ അതായത് ഏർ ഒരു കാരണം പറയുന്നത് അണക്കെട്ടുകളുടെ ഒരു ഏർ കടന്ന് വരവാണ് അതായത് ഏർ പിന്നെ ഏർ ഈ എന്താ പറയാ ഈ നെൽപ്പാടങ്ങൾ നികത്തി മറ്റ് കെട്ടിടങ്ങൾ പണിയലും ഒക്കെ അപ്പൊ ഈ വെള്ളത്തിന് ഒഴുകി പോവാൻ പറ്റാത്ത ഉള്ളൊരു അവസ്ഥയും ഈ മണ്ണ് ഏർ മണ്ണ് അധികമായി ഏർ മണൽ എടുക്കുന്നതൊക്കെ

കൂടുതൽ വീടുകൾ വേണ്ടി വരും അപ്പോ നമ്മൾ കൂടുതൽ വനങ്ങൾ വനം വന കയ്യേറ്റം കേരളത്തിൽ അധികമാണ് കാരണം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് പൊ വനം കയ്യേറ്റം വരുമ്പൊ ഈ മണ്ണൊലിപ്പ് തടയും അതാണ് അതായത് അതന്നെയാണ് main ഏർ ഒരു പ്രധാന reason നമ്മൾ പരിസ്ഥിതിയെ നമ്മള് ഏർ പരിസ്ഥിതിയെ നമ്മൾ ഏർ പ് പരിസ്ഥിതിയെ നോവിച്ച് കൊണ്ടുള്ള ഒരു വികസനവും നില നിൽക്കില്ല അപ്പൊ അത്കൊണ്ട് തന്നെ അത് അതെന്നെ ആയിരിക്കും ഏർ പ്രധാന reason ഏർ കാരണം ഈ പ്രാവശ്യം പ്രളയം ഉണ്ടായിരുന്നോ കാരണം ഇ ഈ monsoon എങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് ഇത്തവണ monsoon ഏർ ഭാഗ്യവശാൽ ഇത്തവണ ഏർ പ്രളയത്തിന്റേതായ അതിഭീകരമായ അവസ്ഥകളൊന്നുല്ല പലയിടത്തും മഴ അധികമായി പെയ്തു പല വീടുകളിലും വെള്ളം കയറി എന്നതല്ലാതെ ഏർ കഴിഞ്ഞ വർഷത്തെ പോലെയോ അതിന് മുമ്പത്തെ വർഷത്തെ പോലെയോ അതിഭീകരമായ അവസ്ഥ ഈ പ്രാവശ്യം മഴ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏർ മാത്രമല്ല മഴയുടെ എത്രയോ ഏർ ശതമാനം കുറവാണ് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത വർഷത്തിന്റെ അവസ്ഥ ഒരു തരത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുക്ക് അറിയില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് നമ്മുക്ക് അറിയില്ല ഏർ ഈ ഈ പറയുന്ന മഴയെ മഴ ദുരിതം എനിക്ക് മനസിലായി ഈ ഇത്പോലെ തന്നെയാണോ വേനൽ ദുരിതവും എന്താണ് അവസ്ഥ

പക്ഷെ ഏർ വെള്ള ക്ഷാമം അതായത് ജല ക്ഷാമം ഇപ്പോഴും പല സ്ഥലത്തും ഏർ report എയ്യപ്പെടാറുള്ള ഒരു കാര്യാണ് കാരണം ഈ അമിതമായിട്ടുള്ള ഏർ ജലസ്രോതസുകളുടെ ദുരുപയോഗം ഒക്കെ ഏർ ഈ ഇതിനെ നന്നായി ബാധിക്കുന്നൊരു കാര്യാണ് okay ഓ ഇത് പറഞ്ഞപ്പളാണ് ഇപ്പൊ തന്നെ ഞാൻ ഡൽഹിലാണല്ലോ ഇപ്പൊ തന്നെ ഡൽഹിൽ ഒരു ഭൂകമ്പം നടന്നു ഇവിടെ അൽപ്പം shake ആയി അഹ് ഞാന് റ്റ് വാർത്ത എന്താന്ന് നോക്കുവായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് north ഇന്ത്യ ഡൽഹി അടക്കം

അത് national center of seismology ഇപ്പൊ ഒരു news breaking ആണ് ഡൽഹി ഞാനിരിക്കുന്ന ഡെൽഹീലും അതുപോലെ തന്നെ north ഇന്ത്യയിലെ പലയിടങ്ങളിലും അതിന്റെ ആഹ് അതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് correct സംഭവാണ് നമ്മള് സംസാരിച്ച് കൊണ്ടിരിക്കുന്നെ നമ്മള് ഏർ കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നത് വടാതിന്റേം ഭൂമിടെ ഭൂമിയെ ഉഭയോഗിക്കുന്നതിനുള്ള നമ്മുടെ പാളിച്ചകൾ എല്ലാമാണ് ഇതിലേക്ക് കാണിക്കുന്നത് നിങ്ങടെ അവിടെ എപ്പളെങ്കിലും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നമ്മുക്ക് ഏർ ഇവിടെ ഇടക്ക് ഇടക്ക് ഉണ്ടാവുന്നതാണ്

കേരളം ഏർ കേരളത്തില് ഭൂകമ്പം അന്ന് tsunami ഉണ്ടായിരുന്ന സമയത്താണ് അതി ഭീകരമായിട്ട് വന്നിരിക്കുന്നേന്ന് തോന്നുന്നു പക്ഷെ ഏർ ഏർ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ഭീകരാവസ്ഥയിൽ പോയ ചെറിയ ഭൂചലനങ്ങൾ എന്തായാലും ഉണ്ടാവാലോ ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർ ഈ ഏർ ഉരുൾപൊട്ടലൊക്കെ ചെറിയ ഭൂകമ്പ മ അതുപോലെയുള്ള കാര്യങ്ങളെന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ മലകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം കാരണം അപ്പൊ അങ്ങനെ ആയിട്ടുള്ള ചെലെ ഏർ അപ്രതീക്ഷിതമായിട്ടുള്ള ഏർ ബുദ്ധിമുട്ടുകൾ അല്ലാതെ വേറെ ഭൂകമ്പമായിട്ട് അങ്ങനെ വളരെ ഭീകരാവസ്ഥയില് ഞാൻ എൻ്റെ അറിവിൽ ഇല്ല്

ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വേനൽ കാലത്ത് ഈ പറയുന്ന ഏപ്രിൽ മെയ് ജൂൺ സമയങ്ങളിൽ അല്ലെ വേനൽ കഠിനവും കേരളത്തിൽ അല്ലെ ആ സമയത്ത് ഇപ്പൊ ഡൽഹിലെ ഞാനൊരു കാര്യം ഞാന് ഒരാഴ്ച ഡൽഹിൽ ഇണ്ടായിട്ടുള്ളു business trip ന്റെ ഭാഗമായിട്ട് summer ല് അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഡൽഹിൽ ചൂട് ഇണ്ടെങ്കിൽ കൂടി അത് നമ്മളെ നമ്മളെ ശരീര ഈ പറയുന്ന humidity ആയിരിക്കാം ആഹ് അത് കൊണ്ട് തന്നെ നമ്മടെ ശരീരത്തിൽ നിന്ന് ജെൽ ല ചൂടാണ് വിയർക്കില്ല but കേരളത്തിൽ അങ്ങനെയാണോ കേരളത്തിലുള്ള എന്താണവസ്ഥ അഹ് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഏർ humidity ടെ issue ആണ് കേരളത്തിൽ നല്ലപ്പോലെ വിയർത്ത് നമ്മടെ ശരീരത്തിൽ നിന്ന് ജലം ഒരുപാട് നഷ്ടപ്പെടും

ഓ ഹോ ഹോ okay actually ഞാൻ ജോ ഏർ ആഹ് ഒരുവാ ഒരാഴ്ച ഇണ്ടായിരുന്നേൽ കൂടി വളരെ കുറച്ച് സമയത്താണ് പുറത്ത് പോണ്ട ആവശ്യം വന്നിട്ടുള്ളത് അത്കൊണ്ട് എനിക്കറിയില്ല അത്കൊണ്ട് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾക്കാണെങ്കി അനുഭവം ഉണ്ടല്ലോ പിന്നെ ഇത്പോലെ ഈ ക് കഠിനമായ വേനലിൻ്റെ ഫലമായിട്ട് വ് വരൾച്ചയും അത്പോലെ സൂര്യാഘാതൊക്കെ കേരളത്തില് ഇണ്ടാവാറുണ്ടോ സൂര്യാഘാതം ഏർ പലപ്പോഴുമായിട്ട് ഏർ കേട്ടിട്ടുണ്ട് പത്രത്തിലും ഏർ വാർത്തകളിലൊക്കെ ആയിട്ട് ഏർ പ്രത്യേകിച്ചും പാലക്കാട് പോലെയുള്ള ഏർ പാലക്കാട് പോലെയുള്ള ഏർ സ്ഥലത്ത് ഏർ ഇങ്ങനത്തെ കാര്യങ്ങൾ കേക്കാറുണ്ട് പ്രത്യേകിച്ച് അപ്പൊ ആ സമയത്ത് government പ്രത്യേകമായി പറയാറുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് രണ്ടര വരെ ഏർ പുറം ന്ന വെയില് കൊണ്ട് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏർ ജോലി ചെയ്യരുത്ന്ന് പ്രത്യേകം നിഷ് ഏർ നിഷ്കർഷിക്കാറുണ്ട് കാരണം ആ സമയത്ത് അതി ഭീകരമായ വെയിലാണ് അപ്പൊ തൺ ഏർ എന്താ പറയ സൂര്യാഘാതം അതുപോലുള്ള പല തരം അസുഖങ്ങളും കുഴഞ്ഞു വീണു മരിക്ക എന്നുള്ള അവസ്ഥയൊക്കെ വരാറ്

അപ്പൊ അതോണ്ട് കാലാവസ്ഥയെ കൊണ്ടു അനുഗ്രഹിക്കപ്പെട്ടൊരു നാടാണ് അധികം ചൂടില്ല അധികം തണുപ്പില്ല എല്ലാം normal അല്ലെ എല്ലാ അങ്ങനെ ആണല്ലോ പറയാ പക്ഷെ കുറച്ച് കാലമായിട്ട് പറഞ്ഞപ്പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെയും ബാധിക്കുന്നുണ്ട്ല്ലെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയൊക്കെ ഏർ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മള് പ്രകൃതിയെ ഏർ നമ്മള് വേണ്ട രീതിയിൽ പരിപാലിക്കാത്തതിന്റെ അവസ്ഥേയിന്നാണ് ഈ കാലാവസ്ഥ വ്യതിയാനം അഹ് ഉണ്ടാകുന്നത് അല്ലെ എന്താണ് തോന്നുന്നത് അതെ ഏർ പ്രകൃതിയെ ഏർ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ നമ്മുക്ക് തരുമ്പോൾ തിരിച്ച് ഏർ പ്രകൃതിയെ സംരക്ഷിക്കാന്നുള്ളത് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു കർത്തവ്യാണ് കാരണം ഏർ എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ മാത്രാണ് ഇത്രത്തോളം ഭൂമിയെ ഏർ ഭൂമിയെ ഉപയോഗിക്കുന്ന വി ഏർ നമ്മൾ ഉപഭൊ ഉപഭോക്താക്കളാണ് ഭൂമിടെ അപ്പൊ നമ്മള് അത് ഏർ ഉപയോഗിക്കുക മാത്രമല്ല നശിപ്പിക്കുക കൂടെ ചെയ്യാണ് അതിൻ്റെ ആ ഒരു അവസ്ഥ ഭൂ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ കുറച്ച് അവസ്ഥകളുണ്ട് അതിലൂടെ മാത്രമെ അത് പോകുന്നുള്ളൂ

വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ കേരളത്തിലീ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു പ്രദേശാണല്ലോ കേരളം പ്രത്യേകിച്ച് മൂന്നുമാസ കാലങ്കളവിൽ അപ്പൊ എന്നത് എന്ന സതെ സമയം തന്നെ ഏർ ജല ക്ഷാമവും വേനലിൽ ഉണ്ടാകുമായിരിക്കാം വേനൽ കാലത്ത് എനിക്ക് ഞാൻ വായിച്ച അറിഞ്ഞിട്ടുണ്ട് പല area ലും കുടിവെള്ള ക്ഷാമം സർക്കാർ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ ചോയ്ക്ക ഇത്രയും അധികം മഴ വെള്ളം നമ്മുക്ക് കിട്ടുന്നുണ്ട് ഈ മഴ വെള്ളം എന്ത്കൊണ്ട് ഏർ നിങ്ങടെ നമ്മടെ സർക്കാറിനെ ഇത് സംഭരിച്ച് അല്ലെങ്കി കുപ്പിവെള്ളമായിട്ടോ അല്ലെങ്കിൽ എന്തോലം സംഭരിച്ച് ഇതിനൊരു product ആയി മാറ്റാൻ കഴിയില്ലേ ജല ക്ഷാമത്തിന് അതിനൊരു അറുതി വരുത്താൻ കഴിയില്ലേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർക്കാർ തലത്തിൽ ഈ മഴക്കാലത്ത് എന്തെങ്കിലും plan കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഏർ അത് ആ പറയു

അതെ ഏർ പദ്ധതികൾക്കൊന്നും ഏർ ഒരു കുറവുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം എനിക്ക് തോന്നു ഇന്ത്യയിൽ തന്നെ വാ ഏർ വളരെ അധികം മുൻകൂട്ട് നിക്കുന്ന ഒരു സംസ്ഥാനാണ് ഏർ എ എല്ലാം കൊണ്ടും അതായത് പ്രകൃതിയ്ത് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ പക്ഷെ ഏർ അത് എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ അധികം ഏർ ചിന്തിക്കേണ്ട ഒരു വിഷയാണ് മഴ ഇത്രധികം കിട്ടുന്നു മഴ വെള്ളം ഒരുപാട് ഒലിച്ച് പോകുന്നു അതിന് എത്രത്തോളം സംരക്ഷണം എത്രത്തോളം നമ്മുക്ക് അത് ഭാവിയിലേക്ക് ഉപയോഗമാക്കാം എന്നുള്ളത് ഏർ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു തലമുറ അതിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ന്ന് തോന്നുന്നു government ന്റെ ഭാഗത്തിന്നും പലതരം ഏർ പലതരം ഏർ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് മഴയെ നമ്മൾ എങ്ങനെ ഏർ പല സ്ഥലത്തും ഏർ ഈ ഏർ മഴവെള്ള സംഭരണി പോലെയുള്ള വീടുകളിൽ തന്നെ പലരും മഴവെള്ള സംഭരിണികൾ ഉപയോഗിച്ച് കുളമോ തടാകമോ നേരിട്ട് കിണറ്റിലേക്ക് തന്നെ വെള്ളത്തെ ഏർ കടത്തിവിടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അത് വളരെ നല്ലൊരു ഏർ ഒരു ഏർ കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത്പോലെ തന്നെ എല്ലാ ആളുകളും ഇത്പോലെ ചെയ്താമതി ഏർ ഈ ഇള്ള ഏർ നമ്മൾ നിലനിന്ന്ക്കുന്ന കുളവും പുഴയും സംരക്ഷിച്ചു കൊണ്ട് ഈ വെള്ളത്തെ അതിലേക്ക് ഏർ ഏർ കടത്തി വിട്ടുകഴിഞ്ഞാ കുറച്ചുംകൂടെ നല്ലതായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്പോലെ കൃഷി ഏർ കൃഷിയൊക്കെ നെൽപ്പാടങ്ങൾ നെൽ അത് ഈ പടങ്ങൾ തന്നെ ആയിട്ട് നിലനിക്കട്ടെ അവിടെ എന്തിനാണ് ഒരു mall ഉം building ഒക്കെ പണിത് വരുന്നത് ശരിയാണ് ഞാൻ വേറൊരു കാര്യം ചോയിക്കാൻ പോണത് ഈ ക് കാർഷിക മേഖലയെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ടാവില്ലേ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങള് ഏർ ഈ പറയുന്ന മഴ തെറ്റിപ്പെയ്യുന്ന മഴയും അതേപോലെ വേ കഠിനമായ വേനലും

അതെ ഏർ തീർച്ചയായും ഉം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഏർ ജീവിതത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന് അതുപോലെ തന്നെയാണ് കൃഷിയെയും അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കാനും വിചാരിക്കാത്ത നേരത്ത് വരുന്ന മഴ തീർച്ചയായും നമ്മുടെ ഏർ കേരളത്തിന്റെ കർഷകർ മഴയെ depend എയ്ത് നിക്കുന്ന ഏർ മഴയെ മാത്രം ആശ്രയിച്ച് നിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പൊ ഏർ ഈ ഏർ മഴ തെറ്റി വരാ അല്ലെങ്കിൽ പെയ്യാൻ പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ സമയത്ത് മഴപെയ്താലൊക്കെ അത് വളരെ അധികം കൃഷിയെ വളരെ മോശമായിട്ട് ബാധിക്കും അപ്പൊ ഈ ഒരു അവസ്ഥ എല്ലാ ഏർ എല്ലാ ജനവിഭാഗത്തിലൂടെയും കടന്ന്പോകുന്നൊരു ഏർ അവസ്ഥയാണ് നമ്മളിപ്പൊ കാണുന്നത് അത് ഏർ ഡൽഹിൽ എങ്ങനെയാണ് ഡൽഹിലും ഇതുപോലെയുള്ള ഏർ അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പല കർഷകരും ആത്മഹത്യ ചെയ്തു വിളവെടുത്ത് അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തരേന്ത്യയിൽ കാർഷികമായ അതായത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ കർഷകർ ഏറ്റവും കൂടുതൽ ഏർ ബുദ്ധിമുട്ടിലൂടെ കടന്ന് പോകുന്ന ഒരു കാലാണ് കാരണം കാലാവസ്ഥ വ്യതിയാനം for example ഇപ്പൊ ഈ ഏർ ഇപ്പൊ അടുത്തന്നൊരു cyclone ഒരു ഒരു കൊടുംകാറ്റ് cyclone ഉണ്ടായിട്ടുണ്ട് ഏർ അയിൻ്റെ പേര് ഞാൻ മറന്നു ആ cyclone കാരണം ഇപ്പൊ ആന്ധ്ര തെലുങ്കാന പോലുള്ള കാരണം ഇന്ത്യയുടെ ഏർ ഈ south ഇന്ത്യയിലേറ്റും കൂടുതല് കാർഷിക ഇപ്പൊ നമ്മളെ പോലുള്ള കേരളം തന്നെ ആശ്രയിക്കുന്നത് തെലുങ്കാന ആന്ധ്രപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് അവിടത്തെ കാർഷിക മേഖലയെ തച്ചുടച്ച മൊത്തം തകർത്തു കൊണ്ട് ഈ പറയുന്ന മഴയും കാലം തെറ്റി പെയ്യുന്ന മഴയും അത്കൊണ്ട് തന്നെ അവര് ദുരിതത്തിൽ തന്നെയാണത് south ഉത്തരേന്ത്യയിൽ എല്ലാ ആത്മഹത്യകൾ കർഷക ആത്മഹത്യകൾ ഇന്ത്യയില് ദിനം പ്രതി വർധിച്ചു വരുവാണ് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം കാർഷിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പൊരുതണം for example ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് പറയാണെങ് നമ്മുടെ വളർന്ന് വരുന്ന തലമുറയെ നമ്മൾ കുറച്ചുംകൂടി ബോധവാന്മാരാക്കണം അല്ലെ തി വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങുകയാരിക്കും എനിക്ക് ഏറ്റവും നല്ലത് അതോണ്ട് എനിക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും നല്ലൊരു സംസാരമായിരുന്നു നല്ലൊരു ഏർ conversation ആയിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു നിങ്ങളിൽ നിന്ന് ഏർ ഞാനീ വീടിൻ്റെ പുറത്ത് പോകണ്ടതുണ്ട് അത്കൊണ്ടാണ് ഈ call cut എയ്യുന്നത് നമ്മുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം okay അപർണ

ആ കൊറേ ആയില്ലോ കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷം?

ആ ഇപ്പോ plus two ഒക്കെ കഴിഞ്ഞിട്ട്ണ്ട്ല്ലേ?

താൻ കഴിഞ്ഞമാസം വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല വല്യമ്മാടേക്ക് പോയിരിക്കുകയായിരുന്നു.

അപ്പോ അമ്മ പറഞ്ഞു വിളിച്ചിട്ട്ണ്ടായിരുന്നു പിന്നെ പിറ്റേദിവസം വരികയും ചെയ്തു വീട്ടുകാരെയൊക്കെ കിട്ടിയിട്ട് ഓകെ

താൻ വന്നിട്ടുണ്ടോ ചേച്ചിയുടെ കല്യാണത്തിന്?

അതെ കണ്ട പരിജയല്ല. album ഇട്ടോണ്ടിരിക്കാപ്പ അവിടെ. ഞാന് വന്നിട്ട് പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് പോരിം ചെയ്തു. അതെ, അപ്പൊ പിന്നെ അവിടെ എങ്ങനെയുണ്ടായിരുന്നു. ഇഷ്ടായോ സ്ഥലങ്ങളൊക്കെ. ഓ, അവിടെ കൊഴപ്പമോന്നുമില്ല. കാരണം ഉം ഇവിടുന്ന് പിന്നെ കുറച്ച് സമയം ഉണ്ടല്ലോ അഞ്ചാറ് മണിക്കൂറിന് അടുത്ത് വേണമല്ലോ പോകാൻ. ഉം ഏഴ് മണിക്കൂര്‍ ഉണ്ടേ.

ആ ഇവിടുന്നു ഒരു മണിക്കൂറ് പാലക്കാട്. അവിടൊന്നൊരു അഞ്ചു മണിക്കൂറ്

ന്‍റെ വീടോ?

അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പോയേ route ഒന്ന് പറഞ്ഞു തരുവോ. കടമ്പഴിപ്പുറം വഴി കോങ്ങാട് പാലക്കാട്‌. ഞങ്ങള് എങ്ങനെയാ പോയെന്ന് വെച്ചാല് ഞങ്ങള് ചെർപ്പശ്ശേരിന്ന പോയദ്. അപ്പോ ചെർപ്പശ്ശേരി പോയിട്ട് അവിടുന്ന് പാലക്കാടന്‍ bus കയറി.

ഏർ Book ചെയ്തിട്ട് തന്നെയാ പോയത് പക്ഷേ train late ആയിരുന്നു. ഒരു ശബരി എക്സ്പ്രസ് അങ്ങനെ എന്തോ ഒരു train ആയിരുന്നു എന്‍റെ ഒരു ഓര്‍മ്മയില്.

ഞങ്ങക്ക് മൂന്നു പേർക്കേ seat book ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാന് ഞാനും അമ്മമ്മയും വേറെ ഞാനും, അമ്മയും വേറെതില് പോയി. Book ചെയ്യാതെ common സാദാനേല് പോയി. അമ്മമ്മ പിന്നെ അനിയന്‍, മാമ അവരൊക്കെ book ചെയ്തേല് പോയി. അവടെ എറങ്ങുമ്പോ പിന്നെ ഓപ്പന്നെവുലോ നമ്മള് വീട്ടീക്ക് പോവുക. ഇവ്ട്ന്ന്‍ പാലക്കട്ടേക്ക് വണ്ടി കയറി കോയമ്പത്തൂര് എത്തി. പത്ത് minute സമയമൊക്കെ തന്നെയാ നിര്‍ത്തുന്നേ. അല്ലാതെ കൂടുതല് സമയം ഇട്ടിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞു തിരുപ്പൂര് പക്ഷേ അവിടെയൊക്കെ ഉണ്ടല്ലോ തമിഴായത് കാരണം നമുക്ക് language പെട്ടെന്ന് കിട്ടില്ലല്ലോ. വായിക്കാനും അറിയില്ല ഇവര്ക്ക്‌ അറിയാം. പക്ഷേ അമ്മമ്മ മറ്റേ ആയി പോയേ. അയിന്‍റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഒരു ഏഴ് ദിവസം മുന്നേ പോയി.

ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലെ അമ്മായി, മാമാ ഇവരൊക്കെ വന്നത്. ഇല്ല. അവിടെ വീട്ടില് അമ്മായിടെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം അവരെ hospital ഇലില്‍ കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. അവരെ mother care ഇലാ കാണിക്കുന്നേ. അപ്പൊ അത് കാരണം ഒപ്പം പോകാൻ പറ്റില്ല. പിന്നെ ഒരാഴ്ച മുന്നേ ഞങ്ങ, ള്‍ പോയി. അവിടെ കല്യാണത്തിനു നലുങ്ക് എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ മഞ്ഞളും, കുങ്കുമവും ഒക്കെ തേക്കൂലോ. ഇല്ലേ? എന്താന്ന് മൊഖത്ത് മഞ്ഞള്, കുങ്കുമം ഒക്കെ തേക്കൂലോ. നലുങ്ക് പറയും.

നമ്മൾ അവിടെ ഇപ്പൊ മഞ്ഞള് കല്യാണം നടത്തുന്ന പോലെ തന്നെയാ. പക്ഷേ, നമ്മടെ നാട്ടില് ഇപ്പൊ വന്നിട്ടേയുള്ളൂ മഞ്ഞള് കല്യാണം. അവിടെ ആദ്യമേ ഉണ്ട്.

അയിന് എ അതെന്താ ഒരാഴ്ച മുന്നേ തൊടങ്ങണോന്നുണ്ടോ? അവര് എത്ര പേരാണോ ചെയ്യുന്ന അതിനനുസരിച്ച് പത്ത് പേരുണ്ടെങ്കില്‍ കല്യാണത്തിന് പത്ത് ദിവസം മുന്നേ തുടങ്ങാം. അതിന് പ്രായപരിധി എന്തേലും ഉണ്ടോ? ഇത് ചെയ്യണതിന്. പ്രായപരിധി ഒന്നുമില്ലാന്ന് തോന്നണു. കല്യാണം കഴിയണ ആ സമയത്ത്. ആഹ് പെൺകുട്ടിക്കാണ് ഒറ്റക്കിരുത്തി ചെയ്യണതാണ്. ആർക്കാണെങ്കിലും ചെയ്യാം. ഈ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ full ആയിട്ട് ഒക്കെ ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പൊ അവര് just നെറ്റിയില് പൊട്ട് തൊട്ട് കൊടുക്കും.

പിന്നെ അവിടെ പോയാൽ കൊറെ സ്ഥലങ്ങള് ഒണ്ടല്ലോ കാണാനൊക്കെ. അടുത്തുള്ള വീടുകളാണ്. വല്യ സൌകര്യം തോന്നില്ല.

അവിടെ tourist place മേട്ടൂര് എന്നുള്ള സ്ഥലമുണ്ട് dam ഇനടുത്ത്. നമ്മുടെ മലമ്പുഴ dam ഒക്കെ പോലെ.

അങ്ങനത്തെ ഒക്കെ ഒരു place.

താൻ പോയിട്ടുണ്ടോ മേട്ടൂര്‍ dam ക്ക്. ഒരു കല്യാണത്തിന് പോയീന്ന് പറഞ്ഞില്ലേ ഒരു വട്ടം. ഇല്ല ഞാൻ മേട്ടൂര്‍ dam ഇലേക്ക് ഒന്നും പോയിട്ടില്ല. അല്ല ആ ഭാഗത്തു കല്യാണത്തിന് പോയിന്നൊക്കെ പറയുന്ന കേട്ടു. ആ, അവിടൊരു കല്യാണം ഉണ്ടാരുന്നു. മറ്റേ വല്യച്ഛന്‍റെ കുട്ടിക്ക്. വല്യച്ഛന്‍റെ കുട്ടിക്കോ.

അമ്മക്ക് വേറെ കൊഴപ്പമോന്നുമില്ല. ഉം ദൂരെ നല്ല ദൂരെയാണോ? അല്ല അടുത്ത് തന്നെയായിരുന്നു പിന്നെ ഈ സേലം അടുത്ത് തന്നെയല്ലേ? ഏര്‍ക്കാട് എന്ന് പറഞ്ഞ സ്ഥലം.

അതേ, അവിടെ എന്തിനാ? ഞാന്

ആഹ് പക്ഷേ, കാണാൻ പറ്റിയില്ല നേരെ വണ്ണം areas.

അതിനു തണുപ്പുമുണ്ടായിരുന്നു. മഞ്ഞുമൂടീട്ട് ആകെ പ്രശന്മായി. പക്ഷേ നല്ല രസമായിരുന്നു ആ വണ്ടി മേപ്പോട്ട് ആ ചുരം കയറും തോറും കാണാന്‍ നല്ല രസായിരുന്നു. ആഹ് നല്ല സുഖം ഉണ്ടാരുന്നു കാണാൻ.

അതൊക്കെ പിന്നേം പോവുലോ. കാഴ്ചകള്‍ പിന്നേം കാണാന്‍ പറ്റിലല്ലോ.

വെറും പരിപ്പ് പരിപ്പ് പരിപ്പ് അല്ലാണ്ട് ഒന്നും അറിയില്ല വേറെ. ആഹ് അതെയതെ. അവരിക്കല്ല പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കണതും, അവരവിടെ ഉണ്ടാക്കണതും വേറെ രീതിക്കാണ്.

ആഹ് പിന്നെ അവിടെ ഈ റബ്ബർ കൃഷി ഒന്നുമില്ല. ഏർക്കാട്ടിലുണ്ട്. സേലത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല റബ്ബർ കൃഷിയും കാര്യങ്ങളും ഒക്കെ.